ഉം പിന്നെ~ mini ഊട്ടി പോയിട്ട് എന്തൊക്യാ കണ്ടേ? mini ഊട്ടി പോയിട്ട്~ എന്താ sky diving ങ്ങ് glass bridge എന്താ~ കുറെ കണ്ടു. ഓഹോ! sky driving ന് പോയോ? skydiving ങ്ങില് കേറില്ല.

glass bridge കേറീപ്പൊ എന്താ feel ഈത്? പേട്യായി first കേറിപ്പോ. പിന്നെ അഹ് കുയപ്പല്യാ.

family ആയിട്ട് ആണോ പോയെ? അല്ല എന്താ friends ആയിട്ട്. ഹും ഉഷാറാക്കിട്ടുണ്ടാകും ല്ലെ?

പിന്നെ കൊടികുത്തിമലയിൽ പോയോ?

കൊടികുത്തിമലെ പോയി. പിന്നെ കൊറേ പോയ്‌. കൊടികുത്തിമലനെ കുറിച്ച് അഭിപ്രായം പറയോ? എന്താ feel ഈത് ചെന്നപ്പോ? ആഹ് അത് കയറിയപ്പോ കൊയഞ്ഞു. പതിനാറ് kilometer നടക്കണം. ആഹ്

ഞങ്ങൾ traveler ലാ പോയി. അവിടെന്നു നടന്നിട്ട്. ഹൊ ക്ഷീണം ഒന്നും തോന്നില്ല? ക്ഷീണം അഹ് നല്ല ക്ഷീണം ണ്ടാര്‍ന്നു. ഹും പിന്നെ എവിടൊക്കെ പോയ്ക്ക്ണ്? school ന്ന് എങ്ങട്ടും tour പോയിട്ടില്ല? ആ school ൽ നിന്നു പോയ്കുന്നു. മീൻവല്ലം. എന്നിട്ട് എന്തൊക്കെ കണ്ടേ അവിടെ? park ണ്ടോ അവിടെ?

ക്കല്ല~ എന്താ വെള്ളച്ചാട്ടങ്ങളുണ്ട്. ഞങ്ങളെ എത്രാം class സ്സ് പഠിക്കുമ്പോഴാ പോയ്ക്ക്ണ്?

അഹ് പിന്നെ~ hotel ൽ ഒക്കെ പോയിട്ട് food കഴിക്കാറുണ്ടോ? ചെല സമയത്ത്, ചെല സമയത്ത് hotel ൽ ന്ന് വീട്ടിക്കൊണ്ടരും. അഹ് ആരാ വേടിച്ചോണ്ടരാ? അത് ഇപ്പപ്പാ. ഏറ്റവും ഇഷ്ടപെട്ട hotel food ഏതാ? അത്~ അൽഫാമ് അല്‍ഫാമു. അല്‍ഫാമ് ഇണ്ടാക്കാനറിയോ?

അത്രക്കിഷ്ട്ടാ

അൽഫാമിന്‍ടെ കൂടെ എന്താ കഴിക്കല്? അല്ലെങ്കി പൊറോട്ട, അല്ലെങ്കി മന്തി rice. എനിക്കും ഇഷ്ട്ടാ പൊറോട്ട. കുബ്ബൂസ് free കിട്ടും. നാലെണ്ണം ഒക്കെ full വാങ്ങിയാല്. അഹ് അൽഫാമിന്‍ടെ കൂടെള്ള ഏതു sauce ആ ഏറ്റും ഇഷ്ടം?

mayonnaise ഇഷ്ടല്ലാ? mayonnaise ആഹ് ഷർധിക്കാൻ വരും. എനിക്ക് mayonnaise ആ ഇഷ്ടം. mayonnaise വീട്ടിലിണ്ടാക്കാലോ? ആഹ് അത് എങ്ങനെ ഉണ്ടാക്കാ ഒന്ന് പറയോ? അത് ആദ്യം കോഴി മുട്ടന്‍ടെ വെള്ള മാത്രം എടുക്ക. അത് mixie ക്കിടാ. പിന്നെ വെളുത്തുള്ളി, എന്താ വിനാഗിരി. പിന്നെ കുറച്ച് oil ഇട്ട് അതില് നല്ലോണം അടിക്ക. പിന്നെ എന്താ നല്ലോണം tight ആവണ വരെ നല്ലോണം എന്താ oil ഒഴിച്ചിട്ട്

homemade ലെ?

homemade ആണ് ഏറ്റവും better.

പിന്നെ ഇഷ്ടള്ള hotel food ഏതാണ്? സുറു

സുറുമി rice~ ഇല്ല. ഹും പിന്നെ ബിരിയാണി ഇഷ്ടം ആണോ ബിരിയാണി? ബിരിയാണ്യോ? ആഹ്

പാല് ഒഴിച്ചിട്ട്ള്ള പായസം ല്ലെ?

അട പ്രഥമന്‍ കഴിച്ചിട്ടുണ്ടോ?

ആഹ് അടപ്രഥമന്‍ നല്ല taste ആണ്. സദ്യ ഇഷ്ട്ടാണോ, ഓണ സദ്യ? ഇല്ല. അത് ഇഷ്ടല്ല.

ആഹ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടാ. സ്കൂളിൽ ഒക്കെ ഓണ സദ്യ ഇണ്ടാകുമ്പോ കഴിക്കാറില്ലേ അപ്പൊ? ആഹ് അതൊക്കെ വെറുതെ ഇങ്ങനെ ഇരുന്നു കഴിക്കും. പിന്നെ പായസം ഉണ്ടെങ്കി അടിച്ച് കുടിക്കും.

school ല് ഓണ ആഘോഷത്തിന് programme കളൊക്കെ ഉണ്ടാകലുണ്ടോ?

ഹും ഏതൊക്കെ game ആ ഉണ്ടാവാറ്? ചാക്ക് ചാട്ടം പിന്നെ പിന്നെ എന്തൊക്ക്യോ കുറെണ്ട്. നാരങ്ങ spoon ണ്

ഏതിനേലും കൂടിട്ടുണ്ടോ? വടം വലിക്ക് കൂടി. എന്നിട്ടോ?

ആഹ് ങ്ങളെ team മ് ജയിച്ചുലെ.

school ല് friends girlfriends ആരെങ്കിലും ഉണ്ടോ?

അതെന്താ girlfriends നെ ഇഷ്ടം അല്ലെ? boys ന്നോട് കൂട്ടു കൂടാനാ ഇഷ്ടം ല്ലെ?

friends ആയിട്ട് school ന് compound ന് പുറത്തു പോയിട്ട് കറങ്ങാറുക്കെണ്ടോ? ഇമ്മ വിടൂല. ആഹ് school ന്ന് അടി കിട്ടാറുണ്ടോ? അടി ഒക്കെ കിട്ടും. മാഷിന്‍ടെയ്ന്നു. എന്തിനു പഠി പഠിക്കാനിട്ടോ? ഏയ് interval കഴിഞ്ഞിട്ട് പുറത്ത് നു. പിന്നെ~ വീട്ടില് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെ? വീട്ടില്~ ഇമ്മാനെ. ഉമ്മാനെ. ഉമ്മാനെ ആണോ വാപ്പാനെ ആണോ ഏറ്റവും ഇഷ്ടം?

ഏറ്റവും കൂടുതൽ friendly ആയിട്ട് ആരാ? വാപ്പയാണോ ഉമ്മയാണോ?

ഇമ്മ.

friendly ആണോ അതോ ദുഷ്ടത്തി ആണോ?

അനിയത്തിടെ പേര് എന്താ?

ഇയാള് school ൽ എത്രൈലാ പഠിക്കുണ്?

english medium ആണോ?

ഹും school ല് PT time ഒക്കെ കിട്ടാറില്ലേ? pttime ഇല്ല.

ഒരു periodpt ണ്ടാവല്ലോ, അത് ഇല്ല? ഇല്ല. ഇത്.

അഹ് ഒരുപാട് കുട്ടികൾ ഉണ്ടാവോ വേറേം?

നടന്നു പോണത് ഇഷ്ടല്ലെ? ആഹ് നടന്നു പോകാനാ സുഖം. ഏത് teacher നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അത്ച്ചാ അറബി teacher റ് പേരെന്താണ്. അറബി teacher ടെ പേരെന്താ?

ആഹ് വേറെ ശബ്‌ദം ഇണ്ടാക്കണ്ടാട്ടോ ഇതിന്‍ടെ ഇടെല്.

ഇഷ്ടപെട്ട പക്ഷി മയില്,

ഏതെങ്കിലും പക്ഷി ണ്ടോ? വീട്ടില് വളർത്തുണത്.

പക്ഷിനെ വളർത്തുന്നത് ഇഷ്ടം ആണോ Love Birds സ്സ്? ആഹ് അത് ഇഷ്ട്ടാ. വീട്ടില് പൂച്ചയുണ്ടോ? പൂച്ച നാടൻ പൂച്ച ഉണ്ടായിരുന്നു. ചത്തു. പേരെന്തായിരുന്നു? പേ~ര് ഇല്ല. എത്ര പൂച്ചകൾ ഉണ്ടായിരുന്നു? മൊത്തം കൂട്ട്യാ ഒരു അഞ്ചേണ്ണം ഉണ്ടാവും.

ഉപഭോക്തൃ മിച്ചത്തിലെ പ്രായോഗിക പ്രാധാന്യം എന്ന വിഷയത്തെ കുറിച്ചാണ് രണ്ടു രാജ്യങ്ങളിലെ ജനങ്ങളുടെ ക്ഷേമം കണക്കാക്കുവാനും ഒരു സാമ്പത്തിക തുലനം നടത്തുന്നതിനും ഇത് സഹായിക്കുന്നു ഉപഭോക്തൃ മിച്ചം കൂടുന്തോറും ക്ഷേമം വർധിക്കുന്നു ഇൻഡോനേഷ്യയുടെ ജനങ്ങളെക്കാൾ കൂടുതൽ ഉപഭോക്തൃ മിച്ചം ഇന്ത്യക്കാർ അനുഭവിക്കുന്നു എങ്കിൽ അവർ ഉയർന്ന ജീവിത നിലവാരം പുലർത്തുന്നവരാണ് ഒരു രാജ്യത്തിലെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നിർണയത്തിനും ഇത് സഹായിക്കുന്നു രണ്ട് തന്റെ ഉൽപ്പന്നത്തിലെ വില നിശ്ചയിക്കുന്നിന് കുത്തകക്കാരനെ ഈ തത്വം സഹായിക്കുന്നു ഉൽപ്പന്നത്തിന്റെ ഉപഭോക്തൃ മിച്ചം കൂടുതലാണെങ്കിൽ വിറ്റു വരവിൽ കുറവ് വരാതെ തന്നെ ഉൽപ്പാദകന് വില വർധിപ്പിക്കാവുന്നതാണ് മൂന്നാമത്തത് പരോക്ഷി നികുതി ഈടാക്കൽ തോത് നിശ്ചയിക്കുന്നതിന് ഇത് നികുതി അധികാരികളെ സഹായിക്കുന്നു ഉപഭോക്തൃ മിച്ചം കൂടുതലുള്ള സാധനങ്ങൾക്ക് കൂടുതൽ നികുതി ഈടാക്കാവുന്നതാണ് വില വിത്യാസംമൂലം നാളെ വില വിത്യാസം മൂലം സാധങ്ങളുടെ ഉപഭോക്തൃ മിച്ചതിൽ ഉണ്ടാവുന്ന വിത്യാസം കണക്കാക്കുമ്പോൾ ഒരു നിർശ് ഒരു നിർദിഷ്ട സാധനത്തിന്റെ വില വിത്യാസം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 വില വിത്യാസം മൂലം സാധനങ്ങളുടെ ഉപഭോക്തൃ മിച്ചതിൽ ഉണ്ടാകുന്ന വിത്യാസം കണക്കാക്കുമ്പോൾ ഒരു നിർദിഷ്ട സാധനത്തിന്റെ വില വ്യത്യാസം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 അന്തർദേശീയ വ്യാപാരത്തിന്റെ നേട്ടങ്ങൾ തിട്ടപ്പെടുത്തുവാനും ഈ തത്വം സഹായകമാണ് സമാനമായ ഒരു സ്വദേശിയ ഉൽപ്പന്നത്തെക്കാൾ കുറഞ്ഞ വിലക്ക് ലഭ്യമെങ്കിൽ വിദേശ സാധനം ഇറക്കുമതി ചെയ്യുവാൻ നാം തയ്യാറാവുന്നു കൊടുത്ത വിലയേക്കാൾ കൂടുതലാണ് ഉപയോ ഏർ ഉപയുക്തത എങ്കിൽ അതിൽ നിന്നും ലഭിക്കുന്ന സംതൃപ്തി മിച്ചമാണ്‌ ഈ സംതൃപ്തി കൂടുന്തോറും അന്തർദേശിയ വ്യാപാരത്തിന്റെ നേട്ടങ്ങളും വർധിക്കുന്നു സമ്പത് വ്യവസ്ഥയുടെ കാര്യക്ഷമത അളക്കുവാനും ഈ തത്വം ഉപയോഗിക്കപ്പെടുന്നു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 ഒരു നിശ്ചിത വിലയ്ക്ക് ഒരു സാധനം എത്ര മാത്രം വാങ്ങുന്നു എന്നതാണ് ചോദനം കാണിക്കുന്നത് വില വിത്യാസം അനുസരിച്ച് സാധനത്തിന്റെ ചോദനവും വ്യത്യാസപ്പെടുന്നു

മറ്റു വ്യവസ്ഥകൾക്ക് മാറ്റം ഇല്ലാതിരി ഇല്ലാആഹ് ത്തിടത്തോളം കാലം ചോദന നിയമം അനുസരിച്ച് വില കൂടുമ്പോൾ ചോദനം കുറയുകയും വില കുറയുമ്പോൾ ചോദനം വർധിക്കുകയും ചെയ്യുന്നു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

വരുമാന പ്രഭാവം വിലക്കുറവ് ഉപഭോക്താവിന് വരുമാന വർധന ഉ ഉം ഉണ്ടാക്കുന്നു. ഇപ്പോൾ ചെറിയ തുക കൊണ്ട് അയാൾക്ക് സാധാരണ വാങ്ങുന്ന അളവ് സാധനം വാങ്ങാൻ സാധിക്കുന്നു ലാഭിക്കുന്ന പണം കൊണ്ട് അതേ ഉൽപ്പന്നത്തിന്റെ കുറെ unit കൾ കൂടി വാങ്ങാൻ കഴിയുന്നു തൽഫലമായി ആ സാധനത്തിന്റെ ചോദനം വർധിക്കുന്നു എന്നാൽ വില വർധിക്കുമ്പോൾ ഉപഭോക്താവിന്റെ വരുമാനവും അതുമൂലം വാങ്ങുവാനുള്ള കഴിവും കുറയുന്നു ഒരു നിശ്‌ചിത തുക കൊണ്ട് മുമ്പുള്ള അതിൽ കുറവ് unit കൾ മാത്രമേ വാങ്ങുവാൻ കഴിയുന്നുള്ളൂ അങ്ങനെ ആ സാധനത്തിന്റെ ചോദനം കുറയുന്നു പകര വസ്തുവിന്റെ പ്രഭാവം ഒരു വസ്തുവിന്റെ വില ഉയരുമ്പോൾ ഉപഭോക്താവ് വില കുറഞ്ഞ മറ്റൊരു വ സ്തു പകരമായി ഉപയോഗിക്കുന്നു തേയിലയുടെ വില കുറയുമ്പോൾ ചില ഉപഭോക്താക്കൾ കാപ്പിക്ക് പകരം തേയില ഉപയോഗിക്കുന്നു ഇതാണ് പകര വസ്തുവിന്റെ പ്രഭാവം എന്ന് പറഞ്ഞാൽ

അതുകൊണ്ട് താണ വിലയ്ക്ക് മാത്രമേ അധിക unit കൾ വാങ്ങുവാൻ താല്പര്യപ്പെടുകയുള്ളൂ വിലയും സീമാന്ത ഉപയുക്തയതയും

ഒന്ന് വില വിത്യാസ സംബന്ധമായ പ്രതീക്ഷകൾ വിലക്കയറ്റം പ്രതീക്ഷിക്കുന്ന ഉപഭോക്താവ് ഇപ്പോഴുള്ള വിലക്ക് കൂടുതൽ unit കൾ വാങ്ങുന്നു ഭാവിയിലെ വർധിത വില ഒഴിവാക്കുവാൻ ഇത് സഹായിക്കുന്നു അതുപോലെ ഭാവിയിൽ വീണ്ടും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാം എന്ന പ്രതീക്ഷയിൽ ചില വസ്തുക്കളുടെ വാങ്ങൽ മാറ്റിവെക്കുന്നു രണ്ട് അന്തസ് സൂചക വസ്തുക്കൾ അന്തസ് സൂചിപ്പിക്കുന്ന വസ്തുക്കൾ അപൂർവ്വമായ ചോദന സ്വഭാവം കാണിക്കുന്നു വജ്രം ആഭരണങ്ങൾ അപൂർവ്വ ചിത്രങ്ങൾ മുതലായവ ധനം പ്രൗഡി സാമൂഹ്യ അന്തസ്സ് എന്നിവയുടെ പ്രകടനത്തിനായി വാങ്ങപ്പെടുന്നു വിലകൂടുന്തോറും ആ വസ്തുവുമായി ബന്ധപ്പെട്ട അന്തസ്സും വർധിക്കുന്നു ഇക്കാരണത്താൽ വില കൂടുമ്പോൾ ഇത്തരം വസ്തുക്കളുടെ ചോദനവും വർധിക്കുന്നു മൂന്ന് താഴ്ന്ന വസ്തുക്കൾ അഥവാ Giffen വസ്തുക്കൾ ചോദന നിയമത്തിന്റെ മറ്റൊരു അപവാതമാണ്‌ giffen വസ്തുക്കൾ sir റോബോർഡ് Giffen ന്റെ നിരീക്ഷണത്തിൽ സാധു കുടുംബങ്ങൾ സാധാരണയായി ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് വില വർധന ഉണ്ടാവുമ്പോഴും അതിന്റെ ചോദനം വർധിക്കുന്നു ഈ പ്രതിഭാസം giffen വിരോധാഭാസം എന്ന പേരിൽ അറിയപ്പെടുന്നു താഴ്ന്ന വസ്തുക്കളാണ് Giffen വസ്തുക്കൾ ഉദാഹരണമായി ഉരുളക്കിഴങ്ങും ഇറച്ചിയിയുമാണ് സാധാരണക്കാരന്റെ ആഹാരം എന്ന് കരുതുക കിഴങ്ങിന് വില കുറവും ഇറച്ചിക്ക് വില കൂടുതലുമാണ് കിഴങ്ങിന് വില കൂടിയാൽ ഇറച്ചിയുടെ അളവിൽ കുറവ് വരുത്തി പഴയ അളവിൽ കിഴങ്ങു വാങ്ങാൻ പണം കണ്ടെത്തുന്നു ഇറച്ചിയുടെ ഉപഭോഗത്തിൽ വന്ന ഈ കുറവ് നികത്താൻ തുല്യമായ അളവിൽ ഉരുളക്കിഴങ്ങിന്റെ ഉപയോഗം വർധിക്കുന്നു അങ്ങനെ ഉരുളക്കിഴങ്ങിനെ ചോദനം വില വർധിക്കുമ്പോഴും വർധിക്കുന്നു അടുത്തത് ചോദനം നിർണയിക്കുന്ന ഘടകങ്ങൾ ഒരു വസ്തുവിന്റെ ചോധനം നിശ്ചയിക്കുന്ന വിവിധ ഘടകങ്ങൾ ഉണ്ട് ഒന്ന് ഉൽപ്പന്നത്തിന്റെ വില ചോദനം നിശ്ചയിക്കുന്ന അതി പ്രധാനമായ ഒരു ഘടകമാണ് വില സാധാരണയായി വില ചോദനം ബന്ധം പരസ്പരം വിരുദ്ധമാണ് അതായത് വില കുറയുമ്പോൾ ചോദനം വർധിക്കുകയും വില കൂടുമ്പോൾ ചോദനം കുറയുകയും ചെയ്യുന്നു രണ്ട് ഉപഭോക്താവിന്റെ വരുമാനം